ക്രിയേറ്റിംഗ് ക്ലാസ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് യഥാർത്ഥ ലോകത്തിലെ ക്ലാസ് Javaയിലെ ക്ലാസ് ഒരു ജാവ classന്റെ ഒരു രൂപം
ഒരു ജാവ classന്റെ ഘടന
ജാവ classന് ലളിതമായ ഒരു ഉദാഹരണം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി ഒരു ലളിതമായ ജാവ പ്രോഗ്രാം Eclipseൽ എഴുതുവാനും റൺ ചെയ്യുവാനും കംപൈൽ ചെയ്യുവാനും അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ എന്താണ് ക്ലാസ് എന്ന് നോക്കാം
ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നതെല്ലാം ഒബ്ജക്റ്റ്സ് ആണ്
ഓരോ objectsനെയും ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ തരംതിരിക്കാൻ കഴിയുന്നു
അത്തരം ഗ്രൂപ്പിനെ ക്ലാസ് എന്ന് വിളിക്കുന്നു
ഉദാഹരണത്തിന് മനുഷ്യർ എന്നത് ഒരു ക്ലാസ് ആണ്
നമ്മൾ എല്ലാവരും ആ classലെ വിവിധ ഒബ്ജക്റ്റ്സ് ആണ്
കണ്ണുകൾ കൈയ്യുകൾ കാലുകൾ എന്നിവ മനുഷ്യർ എന്ന classലെ പൊതുവായ പ്രോപ്പർട്ടീസ് ആണെന്ന് മനസിലാക്കാം
കാണുക കഴിക്കുക നടക്കുക എന്നിവ ആ classലെ പൊതുവായ പ്രവർത്തനങ്ങൾ ആണെന്നും മനസിലാക്കാം
ഇപ്പോൾ Javaയിലെ ക്ലാസ് എന്താണെന്ന് നോക്കാം
ഓരോ objectsഉം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ക്ലാസ്
ജാവ Classന്റെ രൂപം ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് ഇവയാണ് വേരിയബിൾസ് എന്ന ഒരു കൂട്ടം ഗുണങ്ങൾ
മെത്തോഡ്സ് എന്ന ഒരു കൂട്ടം പ്രവർത്തികൾ
ക്ലാസ്സ് ഡിക്ലയർ ചെയ്യുന്നതിനുള്ള ഘടന നോക്കാം
മോഡിഫയർ - ക്ലാസ് classname കർലി ബ്രാക്കറ്റിനുള്ളിൽ വേരിയബിൾ കൺസ്ട്രക്ടർ മെത്തോട് ഡിക്ലറേഷൻസ് എന്നിവ
തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ ഇതിനെ കുറിച്ച് വിശദമയി പഠിക്കാം
ഇപ്പോൾ എക്ലിപ്സ് ഉപയോഗിച്ച് ലളിതമായ ഒരു ക്ലാസ് സൃഷ്ടിക്കാം
എക്ലിപ്സ് ഇവിടെ തുറന്നിട്ടുണ്ട്
ഇപ്പോൾ ഒരു പ്രൊജക്ട് സൃഷ്ടിക്കാം
ഫൈൽ ന്യൂ ജാവ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ന്യൂ പ്രൊജക്ട് Wizardൽ പ്രൊജക്ട് നാമെ ക്ലാസ്ഡെമോ ഇതിൽ C യും D യും വലിയ അക്ഷരങ്ങളോട് കൂടി എന്റർ ചെയ്യുക
എന്നിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക
പ്രൊജക്ട് ക്ലാസ്ഡെമോ സൃഷ്ടിക്കപ്പെട്ടത് കാണാം
നമുക്ക് സ്റ്റുഡെന്റ് എന്ന് പേരുള്ള ഒരു ജാവ ക്ലാസ് സൃഷ്ടിക്കാം
ClassDemoൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലാസ് ക്ലിക്ക് ചെയ്യുക
ന്യൂ ജാവ ക്ലാസ് wizardൽ നാമെ സ്റ്റുഡെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക
ഇവിടെ മോഡിഫയർ പബ്ലിക്ക് ആണെന്ന് കാണാം
അത് സൂചിപ്പിക്കുന്നത് ഈ ക്ലാസ് മറ്റെല്ലാ ക്ലാസ്സുകളിലും കാണാൻ കഴിയുന്നു എന്നാണ്
ഡിഫാൾട്ട് കൺഡിഷൻ അനുസരിച്ച് ഒരു classന് മോഡിഫൈർ ഇല്ല
അങ്ങനെയെങ്കിൽ ആ classനെ അതിന്റെ പാക്കേജിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ
packagesനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
ഇവിടെ ഞാൻ പബ്ലിക്ക് തിരഞ്ഞെടുക്കുന്നു
മെത്തോട് stubsൽ പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ തിരഞ്ഞെടുക്കുക
എന്നിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക
സ്റ്റുഡെന്റ് എന്ന ക്ലാസ്സ് സൃഷ്ടിക്കപ്പെട്ടത് കാണാം
ഈ കമന്റുകൾ നീക്കം ചെയ്യുന്നു
സ്റ്റുഡെന്റ് classൽ നാമെ റോൾ നംബർ മാർക്ക്സ് തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകാം
അതിനാൽ സ്റ്റുഡെന്റ് classനുള്ളിൽ റോൾ നംബർ നാമെ എന്നീ രണ്ട് വേരിയബിളുകൾ ഡിക്ളയർ ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് റോൾ അണ്ടർസ്കോർ നംബർ സെമിക്കോളൻ
സ്ട്രിംഗ് നാമെ സെമിക്കോളൻ
രണ്ട് വേരിയബിളുകളും ഡിക്ളയർ ചെയ്തു
ഒരു ക്ലാസ്സിൽ methodsഉം ഉണ്ടാകുന്നു
സ്റ്റുഡെന്റ്ഡേറ്റൈൽ എന്ന് പേരുള്ള ഒരു മെത്തോട് സൃഷ്ടിക്കാം
ഈ മെത്തോട് ഓരോ സ്റ്റുഡന്റിനേയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു
ടൈപ്പ് ചെയ്യുക വോയിഡ് സ്റ്റുഡെന്റ്ഡേറ്റൈൽ എന്നിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ കർലി ബ്രാക്കറ്റ് തുറക്കുക
ഈ മെത്തോട് സ്റ്റുഡന്റിന്റെ റോൾ നമ്പറും പേരും നൽകുന്നു
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ റോൾ നംബർ ഐഎസ്
എന്നിട്ട് പ്ലസ് roll number സെമിക്കോളൻ

അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ നാമെ ഐഎസ് എന്നിട്ട് പ്ലസ് നാമെ സെമിക്കോളൻ
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ വെ ഹേവ് ക്രിയേറ്റഡ് a ക്ലാസ് വിത്ത് ട്വോ വേരിയബിൾസ് ആൻഡ് 1 മെത്തോട്

അങ്ങനെ നമ്മൾ സ്റ്റുഡെന്റ് എന്ന ക്ലാസ്സ് സൃഷ്ടിച്ചു
Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക
Ctrl ഫ്11 ഒരുമിച്ച് പ്രസ് ചെയ്ത് പ്രോഗ്രാം റൺ ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ ലഭിക്കുന്നു
നമ്മൾ മെയിൻ methodൽ ടൈപ്പ് ചെയ്തത് പോലെ വെ ഹേവ് ക്രിയേറ്റഡ് a ക്ലാസ് വിത്ത് 2 വേരിയബിൾസ് ആൻഡ് 1 മെത്തോട്
അതിനാൽ നമ്മൾ ഒരു ക്ലാസ് വിജയകരമായി സൃഷ്ടിച്ചു എന്ന് കരുതാം
ഇവിടെ പഠിച്ചത് Javaയിലെ classനെ കുറിച്ച് Javaയിൽ classസൃഷ്ടിക്കുന്നത്
ഒരു അസൈൻമെന്റ് എംപ് അണ്ടർസ്കോർ നംബർ എംപ് അണ്ടർസ്കോർ നാമെ എന്ന വേരിയബിളുകളും ഒരു ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾ കാണിക്കുന്ന പ്രിന്റംപ്ലോയീ എന്ന മെത്തോട് ഉം ഉൾകൊള്ളുന്ന എംപ്ലോയി എന്ന ക്ലാസ് സൃഷ്ടിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്